Eclipseൽ ഹെല്ലോവർൾഡ് ജാവ പ്രോഗ്രാം എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
എക്ലിപ്സ് ഉപയോഗിച്ച് ലളിതമായ ഒരു ജാവ പ്രോഗ്രാം ഹെല്ലോ വർൾഡ് എഴുതുന്നതിനെ കുറിച്ച് ഇവിടെ പഠിക്കുന്നു
ഇതിനായി ഉപയോഗിക്കുന്നത് എക്ലിപ്സ് 370 ഉം ഉബുന്റു 1110 ഉം ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി നിങ്ങളുടെ സിസ്റ്റത്തിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്തിരിക്കണം
കൂടാതെ Eclipseൽ ഒരു ഫയൽ സൃഷ്ടിക്കുകയും സേവ് ചെയ്യുകയും റൺ ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെ എന്ന് അറിഞ്ഞിരിക്കണം
ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഹെല്ലോ വർൾഡ് എന്ന സന്ദേശം പ്രിന്റ് ചെയ്യുന്നതിനുള്ള ജാവ കോഡ് ഇതാണ്
ഇത് Eclipseൽ എങ്ങനെയാണെന്ന് നോക്കാം
Alt ഫ്2 പ്രസ് ചെയ്യുക
ഡയലോഗ് ബോക്സിൽ എക്ലിപ്സ് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
Workspaceൽ ഒക് ക്ലിക്ക് ചെയ്യുക
എക്ലിപ്സ് ഇടെ തുറക്കുന്നു
ഇപ്പോൾ ഒരു പുതിയ പ്രൊജക്റ്റ് തുടങ്ങാം
ഫൈൽ ന്യൂ ക്ലിക്ക് ചെയ്ത് പ്രൊജക്ട് തിരഞ്ഞെടുക്കുക
പ്രൊജക്റ്റുകളുടെ പട്ടികയിൽ നിന്ന് ജാവ പ്രൊജക്ട് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക
പ്രൊജക്ട് nameൽ ഡെമോപ്രൊജക്ട് എന്ന് ടൈപ്പ് ചെയ്യുകശ്രദ്ധിക്കുക ഡെമോയ്ക്കും പ്രൊജക്ട്നും ഇടയിൽ സ്പേസ് ഇല്ല
ഡ്യും പ്യും വലിയ അക്ഷരങ്ങൾ ആണ് Wizardന്റെ താഴെ വലത് കോണിലുള്ള ഫിനിഷ് ക്ലിക്ക് ചെയ്യുക
ഡെമോപ്രൊജക്ട് സൃഷ്ടിക്കപ്പെട്ടു
ഒരു പുതിയ ക്ലാസ് പ്രൊജക്റ്റിൽ ചേർക്കാം
Projectൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലാസ് തിരഞ്ഞെടുക്കുക
ന്യൂ ജാവ ക്ലാസ് പോർട്ട്ലെറ്റ് തുറക്കപ്പെടുന്നു
ക്ലാസ് nameൽ ഡെമോപ്രോഗ്രാം ടൈപ്പ് ചെയ്യുക
മെത്തോട് stubsൽ പബ്ലിക്ക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ തിരഞ്ഞെടുക്കുക
Wizardന്റെ താഴെ വലത് കോണിൽ ഫിനിഷ് ക്ലിക്ക് ചെയ്യുക
DemoProjectന് ഒരു സോർസ് directoryയും അതിൽ demoprogramജാവ എന്ന ഒരു ഫയലും ഉള്ളതായി കാണാം
Javaയിലെ എല്ലാ ക്ലാസിനും അതിന്റെ സ്വന്തം ഫയൽ ഉണ്ടാകും
അതായത് ഡെമോപ്രോഗ്രാം ക്ലാസിന്റെ ഫയൽ demoprogramജാവ തന്നെയായിരിക്കും
നോക്കു ഇവിടെ എഡിറ്ററിന് വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ
അതിനാൽ മറ്റ് പോർട്ട്ലെറ്റ്സ് മിനിമൈസ് ചെയ്യാം
ഇതാണ് നമ്മുടെ എഡിറ്റർ
ഈ വരി ഡബിൾ സ്ലാഷിൽ തുടങ്ങുന്നത് ശ്രദ്ധിക്കുക
അതായത് ഇത് നമ്മുടെ കോഡിനെ സ്വാധീനിക്കാത്ത ഒരു കമന്റ് ആണ്
ഈ വരി നീക്കം ചെയ്യുന്നു
അത് പോലെ സ്ലാഷ് Astrixനും ആസ്ട്രിക്സ് slashനും ഇടയിലുള്ളതും കമന്റ് ആണ്
അതിനാൽ ഈ കമന്റുകളും നീക്കം ചെയ്യുന്നു
ഇതാണ് കോഡിന്റെ ബാരെ ബോണ്സ്
ഇപ്പോൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ചേർക്കാം സിസ്റ്റം ഡോട്ട് ഇത് പൂർത്തീകരിക്കുന്നതിന് സാധ്യമായ വാക്കുകളുടെ പട്ടിക എക്ലിപ്സ് നൽകുന്നു
ഇപ്പോൾ നമുക്ക് സ്വയം കമാൻഡ് ടൈപ്പ് ചെയ്യാം
outപ്രിന്റ്ലൻ ബ്രാക്കറ്റിനുള്ളിൽ quotesൽ ഹെല്ലോവർൾഡ് ടൈപ്പ് ചെയ്യുക
Javaയിൽ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും semicolonൽ അവസാനിക്കുന്നു
അതിനാൽ സെമിക്കോളൻ ചേർക്കുന്നു
ഇതാണ് പൂർണ്ണമായ ഹെല്ലോവർൾഡ് ജാവ പ്രോഗ്രാം
Ctrl S ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക
കോഡ് റൺ ചെയ്യുന്നതിനായി റൈറ്റ് ക്ളിക്ക് ചെയ്ത് റണ് എഎസ് ജാവ അപ്ലിക്കേഷൻ തിരഞ്ഞെടുക്കുക
ഔട്ട്പുട്ട് കൺസോളിൽ ഹെല്ലോവർൾഡ് എന്ന സന്ദേശം പ്രിന്റ് ചെയ്യപ്പെട്ടത് കാണാം
ഇപ്പോൾ Worldനെ ജാവ എന്ന് മാറ്റാം
Ctrl S കൊടുത്ത് സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യുക
ഇപ്പോൾ പ്രിന്റ് ചെയ്യുന്ന സന്ദേശം ഹെല്ലോ ജാവ ആണെന്ന് കാണാം
കോഡിന്റെ ഓരോ ഭാഗവും എന്താണ് ചെയ്യുന്നത് എന്ന് മനസിലാക്കാം
ആദ്യത്തെ വരി സൂചിപ്പിക്കുന്നത് ക്ലാസിന്റെ പേര് ഡെമോപ്രോഗ്രാം ആണെന്നാണ്
കൂടാതെ ഇത് ഒരു പബ്ലിക്ക് ക്ലാസ് ആണ്
ഇത് മെയിൻ മെത്തോട് ആണെന്ന് രണ്ടാമത്തെ വരി സൂചിപ്പിക്കുന്നു
അതായത് ഈ മെത്തോട് ൽ നിന്നാണ് ജാവ എക്സിക്യൂഷൻ ആരംഭിക്കുന്നത്
ഇത് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്
ഇങ്ങനെയാണ് javaയിൽ ഒരു ഹെല്ലോവർൾഡ് എഴുതുന്നത്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് javaയിൽ എങ്ങനെ ഹെല്ലോവർൾഡ് പ്രോഗ്രാം എഴുതാമെന്നും പിന്നെ കോഡിന്റെ ഓരോ ഭാഗവും എന്തെല്ലാം ചെയ്തുവെന്നും
ഒരു അസ്സൈന്മെന്റ് ഗ്രീറ്റ് എന്ന് പേരുള്ള ഒരു ജാവ ക്ലാസ് സൃഷ്ടിക്കുക
ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രാം സക്സസ്ഫുൾ എന്ന് കാണിക്കണം
ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി